രണ്ടായിരത്തിഅഞ്ച് ഒക്ടോബർ ഇരുപത്തിമൂന്നാം തീയ്യതി ആഹ് തോറ്റ കളിയിൽ ആ season ൽ റൊണാൾഡോ ആകെ മൊത്തം പത്തു goal കൾ നേടി രണ്ടായിരത്തിഅഞ്ചിൽ ആരാധകർ റൊണാൾഡോവിനെ player of the year ആയി തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തിഏഴ് നവംബര്‍ ഡിസംബർ മാസങ്ങളിൽ തുടറ്ച്ചയായി രണ്ടു തവണ റൊണാൾഡോ ആഹ് player of the year ആയി തെരഞ്ഞെടുക്കപ്പെട്ടു ആറ് കളിയിൽ നിന്ന് ഏഴു goal കൾ നേടി റൊണാൾഡോ ഈ ബഹുമതിക്കു അർഹനായി english premere league ന്റെ ചരിത്രത്തിൽ ഇങ്ങനെ തുടർച്ചയായി രണ്ടു തവണ ബഹുമതി നേടുന്ന മൂന്നാമത്തെ കളിക്കാരനായി റൊണാൾഡോ മാറി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 എൺപതു million വരെ കൊടുക്കാൻ തയ്യാറാണെന്ന് വാർത്തകൾ പരന്നു പക്ഷേ റൊണാൾഡോ united ൽ അഞ്ചുവർഷത്തെ കരാർ ഒപ്പു വച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം merchant of വെനീസ് ഒരുപാട് രാജകുമാരന്മാരെത്തീട്ടുണ്ട് പല ഭാഗത്തിന്നും വന്നു പല ഭാഗത്തിന്നും പല രാജകുമാരന്മാർ വന്നിട്ടുണ്ട്. പക്ഷെ എന്താണ് ആർക്കും box തുറക്കാൻ കഴിഞ്ഞില്ല. ആ box തുറന്ന ഒരേയൊരു വ്യക്തി ആരാണ് ബെസാനിയോ in the next part of the merchant of വെനീസ് analyses ബെസാനിയോ life in

കുതിരപ്പുറത്ത് വന്നിറങ്ങുന്നു കുതിരയിന്ന് ഞാനൊരു പറയുവാ നമ്മള് okay അപ്പൊ എന്തെയ്യുന്നു ബെസാനിയോ വന്നിറങ്ങുന്നു okay ബെസാനിയോ എല്ലാ set up ഓട് കൂടി വന്നിറങ്ങുന്നു and chooses the white cascade എന്തെയുന്നു ബെസാനിയോ ആ sheet നുള്ള പെട്ടി പോ എന്താണ് ബെസാനിയോ തിരഞ്ഞെടുക്കുന്നു so ബെസാനിയോക്കും എന്തുണ്ട് ബെസാനിയോയെ പോഷിയക്ക് already എന്താണ് she like him പക്ഷെ അവളുടെ അച്ഛൻ വെച്ച ഈ ഒരു demand അല്ലെങ്കിൽ ഈ ഒരു test ഈ ഒരു പരീക്ഷണം ആ ഒരു procedure എന്താണ് നമ്മുടെ ബേസാനിയോം എന്തെയ്യണം he also have to do അവനും അത് ചെയ്യണം പക്ഷെ ബെസാനിയോ was very intelligent ബെസാനിയോ wants പോഷിയ he did not want to loose her നമ്മളെ പോഷിയനെ എന്തെയ്യുന്നില്ല നഷ്ടപ്പെട്ട് പോകുന്നൊരിക്കലും ബെസാനിയോക്ക് അത്കൊണ്ട് തന്നെ what did he do he took he chose the right one the correct one ശരിക്കുള്ള box ആണ് ആര് select ചെയ്തു ബെസാനിയോ select ചെയ്തു he is to marry പോഷിയ while ഗ്രേസിയാനോ ബെസാനിയോസ് companion decide to marry മെറീസാ she is portia's friend ഓണത്തിന്റെ ഇടക്ക് പുട്ട് കച്ചോടം ന്ന് നമ്മൾ എപ്പോഴും പറഞ്ഞിരിക്കുംലെ അതാണ് ഇവിടെ സംഭവിച്ചത് അവിടെ നിന്ന നേരം കൊണ്ട് നമ്മുടെ മെറീസയും ബെസാനിയോടെ friend ഉം ആരാണ് ഗ്രേസിയാനും ഇവർ രണ്ട് പേരും കൂടി എന്തെയും ഇവര് കണ്ട സമയത്ത് ഇവർക്ക് ഭയങ്കര ഇഷ്ടായി ഇവരെന്തെയ്യുന്നു അവിടുന്ന് കല്ല്യാണ date ക്കെ തീരുമാനിക്കുന്നു അങ്ങനെ മെറീസയും ഗ്രേസിയാനും കൂടി എന്താകുന്നു രണ്ടു പേരും ഇഷ്ടത്തിലാകുന്നു. they also wants to marryclear അതോണ്ട് നമ്മൾ പറയും എന്ത് ഓണത്തിന്റെ ഇടക്ക് പുട്ട് കച്ചോടം കാര്യമായിട്ട് ഇത്ര കഷ്ടപ്പെട്ട് എല്ലാരു ഇത്ര കഷ്ടപ്പെട്ടിട്ട് ആരാണിവിടെ കല്യാണം കഴിക്കാൻ വന്നത് നമ്മുടെ ബെസാനിയോ ഇവര് easy ആയിട്ട് കടം വാങ്ങിയില്ല പക്ഷെ porsche dress ഉ ഇടേണ്ട ഇത് ഒന്നും ചെയ്യണ്ട ഒരു ബുദ്ധിമുട്ടു എടുക്കാണ്ട് ആര് വന്നു നമ്മുടെ ഗ്രേസിയാനോ വരുന്നു മെറീസയെ കാണുന്നു കല്യാണം കഴിക്കുന്നു very simple ല്ലേ yes

അങ്ങനെ നോക്കി നിക്കുവാന്ന് രണ്ട്പേരും നമ്മടെ ബെസാനിയോ നമ്മടെ പോഷിയയും. രണ്ടു പേരും നോക്കി നിക്കുന്ന സമയത്താണ് പോലെ എട്ടിന്റെ പണിയുമായിട്ട് ആരു വരുന്നത് നമ്മുടെ ആൻറ്റോണിയുടെ കത്ത് വരുന്നത് എന്താണ് കത്ത്. regarding antonio's failure to repay the loan ആന്റോണിയോടെ കപ്പലുകൾ എന്തെയ്തില്ല തിരിച്ചു വന്നില്ല വെനീസിലേക്ക് കപ്പൽ പോയിട്ട് എന്ത് ചെയ്തു അവിടെ അപകടത്തിൽ പെടുന്നു കപ്പലുകളൊന്നും വെനീസിലേക്ക് തിരിച്ചു വരുന്നില്ല. ആൻറ്റോണിയെ സംബന്ധിച്ച് ആൻറ്റോണിയോ വാങ്ങിയ പൈസ എന്തെയുന്നില്ല ഇദ്ദേഹത്ത്തിന് ശൈലോക്കിനു തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല

കാരണം കിട്ടാൻ നോക്കുന്നു. കാരണം കിട്ടിയ എന്തേയും correct സമയത്ത് ഇതെവിടെ ഇട്ടടിയ്ക്കു ഇവര് correct ശത്രുവിന്റെ നെരേം അതെ പോലന്നെ ഷൈലോക്ക് ഒരുപാട് ഷൈലോക്ക് എന്തെയുന്നെ ആന്റോണിയോക്ക് ഇട്ടൊരു പണികൊടുക്കാൻ നോക്കുന്നു

ആൻറ്റോണിയുടെ കത്ത് കിട്ടിയതും ബെസാനിയോയെ സംബന്ധിച്ചു ആൻറ്റോണിയുമായിട്ട് എന്താണ് first priorityfirst priority ആൻറ്റോണിയോ ആയിരുന്നു so he felts thatat immediately അദ്ദേഹം എന്തേയ്‌തു അദ്ദേഹം പോഷിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു he leftto venice അദ്ദേഹം എങ്ങോട്ടെക് പോയി വെനീസിലേക്ക് പോയി so ബെസാനിയോ to ആന്റോണിയോ. ആൻറ്റോണിയയെ എങ്ങനെങ്കിലും രക്ഷിക്കണം ശരീരത്തിന്ന് പച്ചക്ക്‌ മാംസം മുറിച്ചെടുക്കുമ്പോ നമ്മളെല്ലാരും മരിചു പോകും അപ്പൊ എന്താ ബെസാനിയോ സംബന്ധിച്ചു ഒരിക്കലും ആൻറ്റോണിയയ്ക്ക് അങ്ങനൊരു ദുരിതം വരരുതെന്ന് ആർക്ക് നിർബന്ധിണ്ട് ബെസാനിയോക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ പോഷിയ provides him with six thousand ticketsso that they can repay the loan and save ആൻറ്റോണിയോ നമ്മൾ already പറഞ്ഞു എന്താണ് പോഷിയ is very rich she was very rich വളരെ സമ്പത്തും വളരെ പൈസയും നമ്മൾ നമ്മൾ chapter തുടങ്ങുന്നതിന് മുമ്പ് അപ്പോ ഒരുപാട് സമ്പത്തുള്ള വ്യക്തി ആണ് ആര് പോഷിയ so പോഷിയയെ സംബന്ധിച്ചിട്ടു ഒരു ആറായിരം tickets ന്ന് പറയുന്നത്

ഇപ്പൊ തന്നെ വെനീസിലേക്ക് പോവ്വാ വെനീസിൽ പോയിട്ട് you please save your friend ആന്റോണിയോ. ആൻറ്റോണിയോയെ നിങ്ങളെന്തെയ്യ സംരക്ഷിക്ക departure the ladies പോഷിയ and മെറിസ themselves off to venice കുറച്ചു ദിവസത്തിനു ശേഷം പോഷിയ എന്തെയുവാണ് പോഷിയ എന്നു പറയുന്ന ഈ ഒരു കഥാപാത്രത്തെ കാണിക്കുന്നത് ഷേക്‌സ്‌പിയർ

so ഉറപ്പായിരുന്നു അതുകൊണ്ടുതന്നെ എന്തെയ്തു പോഷിയയും മെറീസയും ഇവര് രണ്ട് പേരും കിട്ടി okay ഇവർ രണ്ട് പേരും എന്താണ് കിട്ടി വക്കീലായിട്ട് പോവ വക്കീൽ പോവാണ് വെനീസിലേക്ക് ആൻറ്റോണിയോ is arrested അവിടാണെങ്കിൽ ആൻറ്റോണിയോ ആണെങ്കിലോ തലവെച്ചു കുരിശിൽ തലവെച്ചു ആന്റോണിയോ praise the lord ന്നും പറഞ്ഞു മരണോം കാത്ത് ഇങ്ങന ഇരിക്കയാന്ന് ആന്റോണിയോ എന്നെ വിലങ്ങ് വെക്കൂ എന്ന് സത്യസന്ധനായി പറഞ്ഞു അന്റോണിയോ വിലങ്ങു വെച്ചു yes yes വിലങ്ങു വെച്ചു എവിടെ ഹാജരാക്കി കോടതിയിൽ ഡ്യൂക്കിന് മുന്നിൽ ഹാജരാക്കി അപ്പോ ആന്റോണിയെ എല്ലാവർക്കും അറിയാം അന്റോണിയോ എന്താണ് സത്യസന്ധനായിട്ടുള്ള ഒരാളാണെന്നുള്ളത് വെനീസിലെ എലാവർക്കുമറിയാം അങ്ങനെ അന്റോണിയോയെ കോടതിയിൽ ഹാജരാക്കി okay നമ്മൾ ഇത്രയും പറഞ്ഞത് clear ആണോ എന്റെ പൊന്നു മക്കളേ

എല്ലാവരും പറഞ്ഞെ clear ആണോന്ന് clear ആണെങ്കിൽ yes clear എന്നു പറയണം set ആണോ clear ആണോ ഇവിടെ no എന്നും പറയുന്നില്ലേ answer ഉത്തരം yes network ചെറിയൊരു delay ഇപ്പോഴാണ് എനിക്ക് നിങ്ങളുടെ yes ഉം clear ഒക്കെ കിട്ടുന്നത് okay thank you so നമ്മളടുത്ത yes in the next എന്താടാ പറയുന്ന് in the next she pleaded with shylock to forgive and അങ്ങനെ പോഷിയ പോഷിയയെ സംബന്ധിച്ചു പോഷിയ എന്താ പറയുന്നത് യോട് എന്താ പറയുന്നത് ഷൈലോക്കിനോട് mercy കാണിക്കാൻ പറയാണ് mercy ന്ന് പറഞ്ഞ എന്താ ദയ ഈ ഷൈലോക്കിന് ആന്റോണിയോന്ന് പറയുന്ന ഈ വ്യക്തിയോട് show mercy എന്നാണ് ആര് plead ചെയ്തേ plead ചെയ്യാ പറഞ്ഞാ എന്താ അപേക്ഷിക്കാൻ so അതാണ് എന്തെയ്യുന്നെ പോഷിയ request ചെയ്യുന്നത്. that ഷൈലോക്ക് ഷൈലോക്കിനെ

ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല what did i do? ഷൈലോക്ക് ശരിക്ക് എന്താ ഇ പറഞ്ഞത് നിങ്ങൾ പൈസ തന്നിട്ടില്ലെങ്കിൽ ഇതാ നിന്റെ ശിക്ഷ അല്ലെങ്കിൽ വിധി അതേ ഞാൻ ചെയ്യുന്നുള്ളൂ. അതിനെന്തിനാണ് ഇത്ര പ്രശ്നമുണ്ടാകുന്നെന്നാണ് ഷൈലോക്ക് ചോദിക്കുന്നതല്ലേ okay പോഷിയ agrees but that ഷൈലോക്ക് can have a power to without making ആന്റോണിയോ bleed since it is not mentioned anywhere in the court okay so ഷൈലോക്കിന്റെ വളരെ എന്താണ് famous ആയിട്ടുള്ളൊരു quote ഇണ്ട് ആ quote ആണ് ഞാൻ ഇന്നലെ നമ്മളെ ഈ ഇതിന്റെ പറഞ്ഞതല്ലെ നിങ്ങൾ നമ്മളെ എന്താണ് കുത്തി നോവിച്ചാൽ എന്താണ് ഞങ്ങക്ക് എന്താ ചോര വരുന്നില്ലേ is you നിങ്ങൾ എല്ലു ആ quote ശ്രദ്ധിച്ചിരുന്നോ. അത് ഏറ്റവും വളരെ famous ആയിട്ടുള്ളതാണെന്ത് നമ്മളെ ഏർ ഷൈലോക്ക് പറയുന്നെന്ന് എന്താണ് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യാണ്

വളരെ famous ആയിട്ടുള്ള quote ആ ഷൈലോക്കിന്റ്റെത് is it ലേ is it Do we do we not bleed നമുക്കെന്താണ് മുറിവില്ലേ മുറിയൂലെ ചോര വരൂലേ. എന്ന് ചോദിക്കുന്ന ഭയങ്കര ഗംഭീരായിട്ടുള്ളൊരു dialogue ആണ് ഷൈലോക്കിന്റെ ആ ഒരു dialogue ചോദിച്ചതിന് ശേഷം ഇവിടെ നമ്മുടെ പോഷിയ പറയുന്ന എന്താന്ന് വെച്ചാൽ നിങ്ങൾ okayif you not cut if you not a part of flesh from ആന്റോണിയോസ്‌ body ആന്റോണിയോടെ body ൽ നിന്നും നിങ്ങക് ഒരു part flesh എടുക്കുമെങ്കിൽ let you can take നിങ്ങക്ക് അതെടുക്കാം പക്ഷെ എന്താ നിങ്ങൾ പറഞ്ഞെതെന്താണ് നിങ്ങളൊരു പകുതി flesh എടുക്കുള്ളു പക്ഷെ ആ flesh മുറിച്ചെടുക്കുമ്പോ ഒരു തുള്ളി ചോര വീഴരുത് പുറത്ത് വരരുത്. അത് നിങ്ങൾ contract ൽ പറഞ്ഞിട്ടില്ലേ you can take a part of flesh of blood ഒരു തുള്ളി ചോര പുറത്ത് പോവാതെ നിങ്ങൾക് മുറിച്ചെടുക്കാം. എട്ടിന്റെ പണി ആടാറു പണി അല്ലെ ആടാറു പണി എമ്മാതിരി പണിയാ ഇങ്ങനെത്തന്നെയാണ് വക്കീലെന്തെയ്യ അത് വാദിക്ക ചെറിയൊരു point മതി നമ്മുക്കെന്തെയ്യ നമ്മുടെ life ന്നെ തിരിച്ചു കിട്ട okay അപ്പൊ അടുത്തത് നോക്കിയേ next whatcourt is ഷൈലോക്ക് court is on താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ ഷൈലോക്ക് എന്താണ് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. ഷൈലോക്ക് is forced to

so ഷൈലോക്കിനി ഇപ്പോ എന്തൊക്കെ പോയി ഏർ ശിക്ഷയും നടപ്പാക്കിയില്ല ഉള്ള സ്വത്തും എന്തെയ്തു ഷൈലോക്കിന്റത് നഷ്ടപ്പെട്ടു. അവസാനം ആര് ജയിച്ചു സത്യം ജയിച്ചു അതേപോലെതന്നെ ആന്റോണിയോ എന്തായി ആന്റോണിയോ ആന്റോണിയോ ആന്റോണിയോ became free ആന്റോണിയോ എന്തായി ആൾ free ആയി okay ആന്റോണിയോ free ആയി ബെസാനിയോ എന്താണ് ബെസാനിയോ വളരെ happy ആയി ആന്റോണിയ happy ആയി ആന്റോണിയോനെ സംബന്ധിച്ചെന്താണ് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു news ഉം വന്നു എന്തായിരുന്നു അത്. ആന്റോണിയോടെ ship കളൊക്കെ എന്താണ് തിരിച്ചു വന്നു ആന്റോണിയോടെ നഷ്ടപെട്ട ആ കച്ചോടം ആ ചരക്കും അതിന്റെ പൈസയും ഒക്കെ എന്താ തിരിച്ചു വന്നു എന്നുള്ള നല്ലൊരു news ഉം ആർക്ക് കിട്ടി ആന്റോണിയോക്ക് കിട്ടി okay അല്ലെ so this is the summary നമ്മ വളരെ detail ആയിട്ടെന്തെയിതു ഈ പാഠം നമ്മൾ discuss ചെയ്തു ഇനി നിങ്ങളെ ഊഴാണ് അപ്പോ ഈ പാഠത്തിൽ നമ്മൾ പഠിച്ച എല്ലാ points ഉം എന്ത് വേണം നിങ്ങടെ mind ല് വേണം okay so അടുത്തത് ഇനി നമുക്ക് രണ്ട് character sketch നോക്കുവനിണ്ട് ഈ ഒരു chapter ൽ ഒന്ന് character sketch of പോഷിയ അതേപോലെ character sketch of ഷൈലോക്ക് ഈ രണ്ട് character sketch വാ നമ്മുക്ക് merchant of venice ൽ നിന്നും നോക്കാനുള്ളത് ഒന്ന് ശ്രദ്ധിക്കേ ഇവിടെ പോഷിയ പോർഷ്യനാണെ first നമ്മ പറയണ്ടേ നമുക്ക് character sketch വരുന്ന സമയത്ത് നമ്മൾ കുറച്ചു സമയം ഏത് character ആണോ ഏത് ആണോ ആരാണ് എഴുതിയതെന്ന് നമ്മളെന്തെയ്യണം mention ചെയ്യണം first sentence നോക്കിയേ പോഷിയ is one of the matured and prominent of പോഷിയ എന്ന് പറയുമ്പോ ഇണ്ടാവണം she is prominent ആയിട്ടുള്ള എന്താണ് famous ആയിട്ടുള്ളൊരു നാടകമാണ് merchant of venice അതിലെ prominent character ആണ് വളരെ matured ആയ ഏറ്റവും important പ്രധാനപ്പെട്ട കഥാപാത്രമാണ് പോഷിയ അടുത്തത് നോക്കിയേ she is the rich beautiful intelligent and a girl with high standard who follow the rules of his fathers will also പോഷിയ ഈ ഒരു പാഠത്തിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് പോഷിയയെ നമ്മോട് പരിചയപ്പെടുത്തുന്നത് എങ്ങനെ ആയിട്ടാണ്. she is rich വളരെ പണക്കാരിയാണ് ശ് beautiful വളരെ സൗന്ദര്യവതിയാണ് she is beautiful വളരെ സൗന്ദര്യവതിയാണ് she is intelligent വളരെ ബുദ്ധിശാലിയാണ് and a girl with high standard who follow the rules of his fathers will so നമ്മളെന്താണ് കുലീനതയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് okay കുലീനത means എന്താണ് നമുക്കൊക്കെ നമ്മളെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഒരു culture

ആഗ്രഹമെന്തായിരുന്നു ആ ആഗ്രഹം അവളെന്തെയ്തു പക്കാ അങ്ങ് follow ചെയ്യുന്ന ഒരു കുട്ടിയാണ് ആര് നമ്മുടെ പോഷിയ okay അല്ലെ so ഇവിടെ നോക്കാം also അതോടൊപ്പം തന്നെ അവൾക്കെന്താ വ്യക്തിപരമായിട്ട് അവൾ സ്നേഹിച്ചത് ആരെയാണ് ബെസാനിയോ ആണ് പക്ഷെ എന്തിരുന്നാലും അതുദ്ദേശിക്കുന്നതെന്താണ് ഒരിക്കലും കുടുംബത്തിന്റെ പ്രതീക്ഷയെ അവരുടെ കുടുംബത്തിന്റെ ആചാരം തെറ്റിച്ചില്ലെ നമ്മുടെ പോഷിയ she did not break that അതവൾ തെറ്റിച്ചിട്ടില്ല അതുനോക്കിയേ she was going to marry the man who could in one of the three cascades which may make up of gold silver and led so എന്തപറയുന്നെ സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയ silver കൊണ്ടുണ്ടാക്കിയ led കൊണ്ടുണ്ടാക്കിയ മൂന്ന് box ഉണ്ട് അതിലൊന്നിൽ പോഷിയയുടെ picture ഉണ്ട്‌ ആരാണാ box തുറക്കുന്നത്

who would okay അപ്പോ ഈ ഒരു point ന്റെ tradition എന്നുപറയുന്നതെന്തായിരുന്നു ആ ഒരു രാജ്യത്ത് follow ചെയ്തിട്ടുള്ളതായിരുന്നു അടുത്തത് നോക്കിയേ prince of മൊറോക്കോ had made the challenge in seeking പോഷിയ ബെസനിയക്ക് മുൻപ് ആരൊക്കെ വന്ന് ഈ box തുറന്നിട്ടുണ്ട് prince ഓഫ മൊറോക്കോ

hold പോഷിയാസ് hands പോഷിയാടെ കൈ ഇവർക്കൊന്നും എന്തെയാൻ പറ്റൂലാ പിടിക്കാൻ പറ്റീട്ടില്ല പോഷിയ wanted to marry ബെസാനിയോ who was the noble but could not help him പോഷിയ എന്താണ് പോഷിയ wanted to marry ബെസാനിയോ പോഷിയ്ക്ക് ആരെയായിരുന്നു കല്യാണം കഴിക്കേണ്ടത് പോഷിയ wanted to marry ബെസാനിയോ ബെസാനിയോ ആണ് പോഷിയക്ക് കല്യാണം കഴിക്കേണ്ടിയിരുന്നത് then ചില ബെസാനിയോ പറ്റി പറയും noble എന്നു പറയുന്നുണ്ട് അദ്ദേഹം വളരെ നല്ലതാണ് കുടുംബത്തിൽ പിറന്നതാണ് noble family ൽ ഉള്ള ആളാണ് okay so saving life of ബെസാനിയോസ് friend ആന്റോണിയോ ഈ ഒരു play ടെ അവസാനം നമ്മൾ കാണുന്നത് ബെസാനിയോടെ സുഹൃത്തായിട്ടുള്ള അന്റോണിയോ ബെസാനിയോടെ friend ആയിട്ടുള്ള ആന്റോണിയോ ആന്റോണിയൊടെ ജീവിതം ആരാണ് ബുദ്ധിശാലിയായ പോഷിയ ആണ് അതാണ് നമ്മളീ കഥയിൽ ഈ നാടകത്തിൽ ഈ ഷേക്‌സ്‌പിയറിന്റെ merchant of വെനീസിലെ അവസാനത്തെ നമ്മൾ കാണുന്നത്. she is very intelligent പോഷിയ എന്താണ് very very very intelligent lady ആയിരുന്നു is it clear clear പേടിച്ചോ എല്ലാരും okay so അതാണ് പോഷിയോടെ character sketch അപ്പൊ നമ്മൾ പറഞ്ഞന്നാ importance എന്താ പോഷിയോക്ക് നമ്മോട് ഒരുപാട് adjectives കൊടുത്തു. നമ്മൾ beauty പറഞ്ഞു rich പറഞ്ഞു intelligent ആന്ന് പറഞ്ഞു stylish ആണ് പറഞ്ഞു sharp ആണ് cunning ആണ് ലെ എന്താണ് noble ആണ് standard ആണ് ഈ പറയുന്ന adjectives ഒക്കെ എന്തയ്യ keep it in your mind നിങ്ങളെല്ലാരും ഓർത്തു വെച്ചു okay okay അല്ലെ okay next one ഷൈലോക്ക് okay ഷൈലോക്ക് is a jewish moneylender in venice

this means lending money with high rate of interest ഷൈലോക്കിനെ പൊതുവെ എന്തില്ല ആർക്കും അവനെ ഇഷ്ടല്ല ഷൈലോക്ക് എന്താണ് കൊള്ളപലിശക്കാണ് പണം കൊടുക്ക അതുകൊണ്ട് തന്നെ ഷൈലോക്കിനെ ആർക്കും എന്തില്ല ഒട്ടും അവനെ ഇഷ്ട്ടില്ല making money is immoral ഇങ്ങനെ കൊള്ളപ്പലിശ കൊടുത്തും ആൾക്കാരെ വാങ്ങുന്ന പൈസ ഉപകരിക്കില്ല നിങ്ങൾക്ക് ഒരിക്കലും ഉപകരിക്കില്ല നിങ്ങൾ നശിച്ചവനാണ് എന്ന് എപ്പോഴും ആന്റോണിയോ curse ചെയ്യാറുണ്ടായിരുന്നു ആന്റോണിയോ ഷൈലോക്കിനെ ശപിക്കാറുണ്ടായിരുന്നു ഇങ്ങനെ പലിശ കൊടുത്തിട്ട് എന്തെയുന്നത് പണം ആളുകളോട് പിടിച്ചു പറിച്ചു വാങ്ങുന്നതിന് അടുത്തത്

money lending in itself is not shameful this or even objectionable how will money lending becomes when a money lending becomes a ഇവിടെ പറയുന്നതെന്താണ് നമ്മൾ ഒരാൾക്ക് പൈസ കൊടുക്ക പലിശക്ക് കൊടുക്കാന്ന് പറയുന്നത് അത്ര വലിയ തെറ്റൊന്നല്ല പക്ഷെ ഈ പലിശക്ക് പൈസ കൊടുക്കുന്ന ആൾ തിരിച്ചു ആ വ്യക്തിക്ക് അടക്കാൻ പറ്റാത്ത വിധത്തിൽ പലിശ interest വാങ്ങാണെങ്കിൽ അതെന്തല്ല he is not a money lender he is an exploiter ചൂഷണം ചെയ്യുന്നവരാണ് okay അതാണ് നമ്മളീ പറഞ്ഞത് മനസ്സിലായോ okay ഇനി അടുത്തത് ഷൈലോക്ക് is an ഷൈലോക്ക് തീർച്ചയായിട്ടും നമ്മുടെ എന്താണ് ഈ കഥയിലെ വില്ലനാണ് on the of society he the main conflict about the debt and he is about rather than monetary competition ഷൈലോക്ക് ആണ് നമ്മളീ കഥ എന്തെയ്യുന്നത് മുന്നോട്ടേക്ക് നയിക്കുന്നത്. പല സമയങ്ങളിലും ഷൈലോക്കിനെ അപമാനിച്ചിട്ടുണ്ട് അന്റോണിയോ നെ സംബന്ധിച്ചു ഷൈലോക്കിനെ സംബന്ധിച്ചു ആന്റോണിയോടെ ഒരു pipe ആയിരുന്നു pipe പക്ഷെ ആന്റോണിയോക്ക് കൊടുക്കാൻ പറ്റാവുന്ന ആ ഒരു ഏറ്റവും വലിയ ശിക്ഷ പ്രതികാരം ആയിട്ടാണ് ആര് കാണുന്നത്

ഏർ he sometimes ചിലപ്പോ എന്താ ചെകുത്താനെ പോലെ എന്തേയിതിട്ടുണ്ട് അദ്ദേഹത്തെ വരച്ചു കാട്ടീട്ടുണ്ട് അദ്ദേഹത്തെ ഷേക്‌സ്‌പിയർ അവതരിപ്പിച്ചിട്ടുണ്ട് of a bully he enters in വെനീസ് അതേപോലെതന്നെ എന്താണ് ചില സമയത്ത് വെനീസിലെ മറ്റുള്ളവർ അദ്ദേഹത്തോട് കാണിക്കുന്ന അദ്ദേഹത്തെ curse ചെയ്യുന്നതും അദ്ദേഹത്തെ അപമാനിക്കുന്നതുമായിട്ടുള്ള

ആ ഒരു page നോക്കിയേ അടുത്തത്തൊരു ഒരു question ഒരു notice format ഉം കാണാം the english club of your school has decided to stagethe play the merchant of വെനീസ് by വില്യം ഷേക്‌സ്‌പിയർ a notice to inform the staff and the studentsenglish club നിങ്ങടെ school ൽ english club എന്താണ് ഈ ഒരു play stage ൽ അവതരിപ്പിക്കാൻ പോവാണ് അതിനെ കുറിച്ച് നിങ്ങളെന്തെയ്യ students നും അവിടെയുള്ള staffs കൾക്കും ഈ വിവരം എത്തിക്കണം അതിനു വേണ്ടി you have to prepare a notice നിങ്ങളെന്ത് prepare ചെയ്യണം ഒരു notice prepare ചെയ്യണം ഇനി നോക്കിയേ ഇവിടെ നോക്കാം നമുക്ക് ശ്രദ്ധിക്കുക എല്ലാവരും notice നമുക്കറിയാം first step എന്താണ് notice എന്നുള്ള heading എന്തെയ്യണം നമ്മൾ ഏറ്റവും തലപ്പത്തു എഴുതണം okay അടുത്തത് നോക്കിയേ ഏത് school ൽ വെച്ചാണ് ഏത് organisation ആണ് ഈ പരിപാടി നടത്താൻ പോകുന്നത് ഏത് school ആണ് ഈ പരിപാടി നടത്തുന്നത് അത് നമ്മൾ mention ചെയ്യണം അപ്പൊ ഇവിടെ നമ്മൾ a b c school ന്നാണ് കൊടുത്തത് okay set അല്ലെ അടുത്തത് ഇനി എന്ത് program ആണ് നമ്മൾ നടത്തുന്നത് എന്ത് program നമ്മൾ നടത്തുന്നത് അതാണ് നമ്മൾ third heading ആയിട്ട് കൊടുക്കേണ്ടത് ഈ മൂന്ന് heading എന്താണ് വളരെ important ആണ് നോക്കിയെ ആദ്യം നിങ്ങൾ notice എഴുതി നിങ്ങടെ അര mark ഏത് school ആ നടത്തുന്നത് അര mark അടുത്തത് എന്ത് പരിപാടിയാണ് നടത്തുന്നത് അര mark the merchant of വെനീസ് play presented by english club ആരാണ് നടത്തുന്നത് എന്താണ് ചെയ്യുന്നത് ഒറ്റ നോട്ടത്തിൽ നമുക്കെന്തേയ്‌തു ഇവിടെ മനസ്സിലായി ഇനി നമ്മൾ content ആണ് പറയുന്നത് നോക്കിയേ dear friends നമ്മളെല്ലാരും എന്താ friends ന അഭി അഭിസംബോധന ചെയ്തു dear friends the english club ofcghssschool has decided to stage the based on the story merchant of venice by വില്യം ഷേക്‌സ്‌പിയർ as a part of the annual day celebration ഇങ്ങനത്തെ ഒരെണ്ണം നമ്മുടെ school ന്റെ annual day celebration ന്റെ ഭാഗമായി ഷേക്‌സ്‌പിയറിന്റെ merchant of venice എന്ന് പറയുന്ന നാടകം നമ്മളെന്തേയുന്നു അവതരിപ്പിക്കുന്നു the members of english club has prepared prepared the script and direct the play english club ന്റെ members എന്തേയിതിട്ടുണ്ട് എല്ലാവരും അവരൊക്കെ എന്തേയിതു ഇതിന്റെ നാടകത്തിന്റെ script എഴുതി അതൊക്കെ ചെയ്ത് set ആക്കി വെച്ചിട്ടുണ്ട് ശ്രീ കാവാലം നാരായണ പണിക്കർ the renowned poet and the personality has consented to inaugurate the of the play ആരാണ് chief guest ശ്രീ കാവാലം നാരായണ പണിക്കർ അദ്ദേഹമാണ് നമ്മുടെ പരിപാടി എന്തെയുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് അടുത്തത് നോക്കിയേ ഇത്രയും നമ്മളെന്തേയ്‌തു വളരെ ചുരുക്കി നമ്മൾ content എഴുതി ആരാണ് നടത്തുന്നത് ഏത് school ആണ് നടത്തുന്നത് എന്ത് program ആണ് നമ്മൾ നടത്തുന്നത് അതിന് ശേഷം എന്താണ് ആരാണ് ഉത്ഘാടനം ചെയ്യുന്നത് കൂട്ടുകാരെന്ന് വിളിച്ചു നമ്മളാ വിവരങ്ങളൊക്കെ എന്തെയ്തു എല്ലാവരെയും ഒക്കറിയിച്ചു എപ്പോഴാണ് ഏത് സമയത്താണ് ആരാണ് chief guest ആരെല്ലാമാണ് എന്തൊക്കെ ചെയ്യുന്നേ ഇതൊക്കെ നമ്മളെഴുതും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങക് exam ന് paragraph ആയിറ്റ്‌ എഴുതുന്നത് കവിച്ചെഴുതുന്നത് വളരെ short ആയിട്ട് ഈ കാണുന്നത് പോലെ എന്തെയ്യാം നിങ്ങൾക്കെഴുതാം okay ഈ കാണുന്നത് പോലെ നിങ്ങക്ക് എഴുതാൻ പറ്റും okay അങ്ങനെ നിങ്ങൾ എഴുത നോക്കിയേ ഇവിടെ program details എന്നു പറഞ്ഞു നമ്മളെന്തു കൊടുത്തിട്ടുണ്ട് dates കൊടുത്തിട്ടുണ്ട് time കൊടുത്തിട്ടുണ്ട് venue കൊടുത്തിട്ടുണ്ട് welcome speech കൊടുത്തിട്ടുണ്ട് presidential address കൊടുത്തിട്ടുണ്ട് inauguration കൊടുത്തിട്ടുണ്ട് felicitation കൊടുത്തിട്ടുണ്ട് vote of thanks ഉം കൊടുത്തിട്ടുണ്ട്. okay അപ്പൊ ഇത്രേഈ details എന്തെയ്തു ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ കൊടുത്തത് ഇതൊക്കെ നിങ്ങൾ നോക്കിയേ ഇവിടെ വളരെ ഭംഗി ആയിട്ട് നമ്മൾ ചെറിയൊരു paragraph എഴുതി അതിന് ശേഷം താഴെ ഈ പറഞ്ഞ എല്ലാ descriptions ഉം എന്തെയ്തു നമ്മൾ ഈ points ഒക്കെ എന്തെയ്തു അവിടെ കൊള്ളിച്ചു ഇതൊക്കെ notice ഇ കണ്ട കണ്ട നമ്മുക്ക് എന്ത് മനസിലാവും നമുക്ക് മനസിലാവും എന്തൊക്കെയാണ് പരിപാടി മൊത്തം എന്താണ് ആരാണ് chief guest എവിടെ വെച്ചിട്ടാണ് എങ്ങനെയാണ് എന്തെല്ലാം speech കളുണ്ട് welcome speech ആരാണ് ആശംസ ആരാണ് നന്ദി പ്രസംഗം ആരാണ് എല്ലു ഒക്കയാക്കി നമ്മൾ എന്തേയിതിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ okay അപ്പൊ നിങ്ങളെന്തെയിതാ മതി notice വരുമ്പോ നിങ്ങൾക് ഒരു question വന്ന നിങ്ങൾക്കു ഇങ്ങന ചെയ്താമതി നിങ്ങൾ ഒരുപാട് paragraph നു പേ എല്ലു എന്തെയ്യണ്ട include ചെയ്യണ്ട ആവശ്യം വരുന്നില്ല മനസ്സിലായോ paragraph ആയിട്ട് തന്നെ എല്ലും എഴുതണംന്നുള്ളത് ഒരു നിർബന്ധുല്ല set okay അല്ലെ yes അപ്പൊ മനസ്സിലായോ ശരി okay അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് വേണം നിങ്ങൾ merchant of വെനീസ് ന്നുള്ള ഈ ഒരു പാഠത്തിന്ന് നിങ്ങള് പഠിച്ചു വെക്കണം okay എന്താണ് കഥ എന്താണ് ഇതിൽ അവര് പറയുന്നത് എന്തൊക്കെയാണ് ഈ നാടകത്തിന്റെ themes ആരൊക്കെയാണ് charactersokay എന്തെല്ലാം disclosures ഇതിനിന്ന് വരും ഇത്രയും നമ്മളെന്തേയ്‌തു ഈ ഒരു മണിക്കൂറിൽ നമ്മളെന്തേയ്‌തു നമ്മൾ discuss ചെയ്തൂലെ yes sowhat is next എന്താണ് ഇനി നമുക്കുള്ളത് yes നമുക്കിനി question of ആണ് question of ഇവിടെ ശ്രദ്ധിക്ക കുറച്ചു വെള്ളം കുടിച്ചോളൂ എനിക്ക് വെള്ളം കുടിക്കേണ്ട ആവശ്യം ഇല്ല you people എന്താണ് on fire on air നിങ്ങൾ വളരെ active ആയിട്ട് എന്തെയ്യുന്നുണ്ട് എല്ലാവരും participate ചെയ്യുന്നുണ്ട് its very enough okay thats enough for me എന്നെ സംബന്ധിച്ച് എനിക്ക് ഇത് മാത്രം മതി see നോക്കിയേ ഇവിടെ what is the question of the day എന്താണ് നമ്മുടെ question of the day what did ഷൈലോക്ക് want in his what if ആന്റോണിയോ would not pay ആന്റോണിയോക്ക് പൈസ കൊടുക്കാൻ പറ്റീട്ടില്ലെങ്കിൽ എന്തായിരുന്നു they made a ആന്റോണിയോ can go free ആന്റോണിയോക്ക് എന്തെയ്യാം പിരിഞ്ഞുപോകാം free ആയിട്ട് പോകാം സ്വാതന്ത്ര്യയനാണ് എന്താ അടുത്തത് ആന്റോണിയോ hasto give all his property to ഷൈലോക്ക് ആന്റോണിയോടെ സ്വത്ത് മുഴുവനും ഷൈലോക്കിനു കൊടുക്കണം അടുത്തത് എന്താണ് ആന്റോണിയോ has to leave വെനീസ് വെനീസ് വിട്ട് പോ വെനീസ് വിട്ട് ഒളിച്ചോടിക്കോണം അടുത്തത് a pound of flesh can be taken from antonio's body ഒരു pound flesh ആന്റോണിയോടെ body ന്ന് എന്തെയ്യാം മുറിച്ചെടിക്കാം എന്താണ് അപ്പൊ എന്തെയ്യ നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം പറയാം എല്ലാവർക്കും comment ചെയ്യാ maximum നമ്മക്ക് കാണാം ആരാണ് നമ്മോട് like അടിച്ചു എന്നുള്ളത് ആരാണ് നാളെ നമ്മുടെ എന്താണ് winner ആയിട്ട് വരുന്നത് എന്ന നമുക്ക് നാളെ കാണാം ല്ലേ അപ്പൊ എന്താണ് set അല്ലെ ഈ ഒരു chapter നിങ്ങളെല്ലാവരും അടിച്ചുപൊളിച്ചു അടിച്ചുപൊളിച്ചെങ്കിൽ എല്ലാവരും കുറച്ചൊന്ന് എന്താണ് കുറച്ചു ഏർ heart ഒക്കെ ഒന്ന് വന്നോട്ടെ ആണ് നിങ്ങൾക്ക് അടുത്ത വരാനുള്ളത് എന്തെല്ലാം study tips ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് അറിയാൻ നാളെ എല്ലാവരും എന്തെയ്യ lunch ന്റെ സമയത്ത് കൃത്യം നമ്മുടെ channel ലേക്ക് എത്തിച്ചേര അതോടൊപ്പം തന്നെ maximum എല്ലാവരും എന്തെയ്യണം അവിടെ നമ്മുടെ link ഇൽ പോയിട്ട് like ചെയ്യ നിങ്ങടെ like very important ആണ് ഏറ്റവും നമ്മളെ സംബന്ധിച്ചെന്താണ് important ആയിട്ടുള്ളൊരു കാര്യാണത് അപ്പോ എന്റെ മക്കളെന്തെയ്യ എല്ലാവരും ആ link ൽ പോയിട്ടെന്തെയ്യണം like ചെയ്യണെട്ടോ എല്ലാവരും friends ന് share ചെയ്യണം okay അല്ലെ so shall we wind up i hope that you guys